എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നമസ്കാരം
കൊറോണയുടെ ഈ കാലത്ത് ലോകം മുഴുവൻ അനേകം മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്
ഇന്ന് രണ്ടുകൈ അകലം അനിവാര്യമായ ആവശ്യമായി മാറിയിരിക്കുമ്പോൾ ഈ ആപത്തുകാലം കുടുംബാംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുകയും അടുപ്പിക്കുകയും ചെയ്തു
എന്നാൽ ഇത്രയും നീണ്ട കാലം ഒരുമിച്ചു കഴിയുക എങ്ങനെ കഴിയണം സമയം എങ്ങനെ ചിലവാക്കണം എല്ലാ നിമിഷവും സന്തോഷം നിറഞ്ഞതെങ്ങനെയാകണം എന്ന ചോദ്യങ്ങളുണ്ടായി
പല കുടുംങ്ങൾക്കും കഷ്ടപ്പാടുകളുണ്ടായി
അതിന്റെ കാരണം നമ്മുടെ കുടുംബത്തിൽ സംസ്കാരത്തിന്റെ അരുവിപോലെ ഒഴുകിയിരുന്ന പാരമ്പര്യങ്ങൾക്ക് കുറവ് അനുഭവപ്പെടുകയാണ് എന്നു തോന്നി
പല കുടുംബങ്ങളിലും ഇതെല്ലാം ഇല്ലാതെയായി
അതുകാരണം ആ കുറവുകളുണ്ടായിരിക്കെ ഈ ആപത്തുകാലത്തു കഴിഞ്ഞുകൂടുകയെന്നതും കുടുംബങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടായി അതിൽ പ്രാധാനപ്പെട്ട ഒരു കാര്യമെന്തായിരുന്നു എല്ലാ കുടുംബത്തിലും ഏതെങ്കിലുമൊരു മുതിർന്ന ആൾ പ്രായമായ വ്യക്തി കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു വീട്ടിൽ പുതിയ പ്രേരണയും ഊർജ്ജവും നിറച്ചു
നമ്മുടെ പൂർവ്വികർ സൃഷ്ടിച്ചുവെച്ചിരുന്ന വിഷയങ്ങൾനിയമങ്ങൾ ഇന്നും എത്ര മഹത്തായവയാണെന്നും അവ ഇല്ലാതെയാകുമ്പോൾ എത്ര ഇല്ലായ്മയാണ് അനുഭവപ്പെടുന്നതെന്നും മനസ്സിലായി
ഞാൻ പറഞ്ഞതുപോലെയൊരു വിഷയമായിരുന്ന കഥപറച്ചിൽ
സുഹൃത്തുക്കളേ മാനവസംസ്കാരത്തോളം പുരാതനമാണ് കഥകളുടെ ചരിത്രവും
വേർ ദേർ ഈസ് എ സോൾ ദേർ ഈസ് എ സ്റ്റോറി
ഒരു ആത്മാവുള്ളിടത്ത് ഒരു കഥയുമുണ്ടാകും
കഥകൾ ആളുകളുടെ സർഗ്ഗാത്മകതയും സംവേദനശീലത്തെയും പ്രകടമാക്കുന്നു
കഥയുടെ ശക്തി മനസ്സിലാക്കണമെങ്കിൽ അതു കാണേണ്ടത് ഏതെങ്കിലും അമ്മ ചെറിയ കുട്ടിയെ ഉറക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ അതിന് ആഹാരം കൊടുക്കാൻ വേണ്ടിയോ കഥ പറഞ്ഞുകൊടുക്കുമ്പോഴാണ്
ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ നീണ്ട കാലത്തോളം ഒരു സംന്യാസിയെപ്പോലെ അലഞ്ഞു നടക്കുന്ന പരിവ്രാജകനായി കഴിഞ്ഞു
കറങ്ങി നടക്കലായിരുന്നു എന്റെ ജീവിതം
എല്ലാ ദിനങ്ങളിലും പുതിയ ഗ്രാമം പുതിയ ആളുകൾ പുതിയ കുടുംബങ്ങൾ എന്നാൽ ഞാൻ കുടുംബങ്ങളിലെത്തുമ്പോൾ കുട്ടികളുമായി തീർച്ചയായും സംസാരിക്കുമായിരുന്നു
ചിലപ്പോഴൊക്കെ കുട്ടികളോടു പറയുമായിരുന്നു വാടാ കുട്ടാ എനിക്കൊരു കഥ പറഞ്ഞുതരൂ അപ്പോൾ അവരുടെ മറുപടി കേട്ട് എനിക്ക് ആശ്ചര്യം തോന്നിയിരുന്നു ഇല്ല മാമാ കഥയല്ല തമാശ പറയാം എന്നോടും അവർ പറഞ്ഞിരുന്നത് മാമാ തമാശ പറയൂ അതായത് അവർക്ക് കഥയുമായി വലിയ പരിചയമുണ്ടായിരുന്നില്ല
മിക്കവാറും അവരുടെ ജീവിതം തമാശകളിൽ നിറഞ്ഞു നിന്നിരുന്നു
സുഹൃത്തുക്കളേ ഭാരതത്തിൽ കഥ പറച്ചിലിന്റെ ഒരു നീണ്ട സമ്പന്നമായ പാരമ്പര്യമുണ്ടായിരുന്നു
ഹിതോപദേശത്തിന്റെയും പഞ്ചതന്ത്രത്തിന്റെയും പാരമ്പര്യം നിലനിന്നിരുന്ന രാജ്യത്തെ നിവാസിയാണെന്നതിൽ നമുക്ക് അഭിമാനമുണ്ട് കഥകളിൽ പക്ഷിമൃഗാദികളുടെയും അപ്സരസ്സുകളുടെയും സങ്കല്പലോകം ചമയ്ക്കപ്പെട്ടിരുന്നു
അതിലൂടെ വിവേകത്തിന്റെയും ബുദ്ധിയുടെയും കാര്യങ്ങൾ നിഷ്പ്രയാസം പറഞ്ഞുകൊടുത്തിരുന്നു
അങ്ങനെ ഇവിടെ കഥയുടെ ഒരു പാരമ്പര്യമുണ്ടായിരുന്നു
അത് ധാർമ്മിക കഥകൾ പറയുന്ന പ്രാചീന സമ്പ്രദായവുമായിരുന്നു
കഥാകാലക്ഷേപവും അതിന്റെ ഭാഗമായിരുന്നു
കൂടാതെ പല തരത്തിലുള്ള നാടോടി കഥകളും പ്രചരിച്ചിരുന്നു
തമിഴ്നാട്ടിലും കേരളത്തിലും കഥ പറയുന്ന വളരെ രസമുള്ള രീതിയുണ്ടായിരുന്നു
അതിലൊന്നാണ് വിൽപാട്ട് എന്നത്
ഇതിൽ കഥയും സംഗീതവും വളരെ ആകർഷകമായി സമന്ജസപ്പെട്ടിരുന്നു
പാവകളിയുടെ ഒരു സജീവ പാരമ്പര്യവും നിലനിന്നിരുന്നു
ഇക്കാലത്ത് ശാസ്ത്രവും ശാസ്ത്രനോവലുകളുമായി ബന്ധപ്പെട്ട കഥകൾ പറയുന്ന പരിപാടിക്ക് പ്രചാരം ലഭിച്ചുവരുന്നു
പലരും കഥപറച്ചിലിന്റെ കലയെ നിലനിർത്തുന്നതിനായി പ്രശംസാർഹമായ തുടക്കങ്ങൾ കുറിച്ചിരിക്കുന്നതായി കാണാം
in പോലുള്ള വെബ്സൈറ്റ് നെക്കുറിച്ച് അറിയാനിടയായി
അത് അമർ വ്യാസും മറ്റു ചിലരും ചേർന്നാണു നടത്തുന്നത്
അമർ വ്യാസ് ഐഐഎം അഹമദാബാദ് ൽ എംബിഎ പഠിച്ചശേഷം വിദേശത്ത് പോയി തിരിച്ചു വന്നയാളാണ്
ഇപ്പോൾ ബംഗളൂരുവിൽ കഴിയുന്നു
സമയം കണ്ടെത്തി കഥകളുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള ആകർഷകങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്നു
ഗ്രാമീണ ഭാരത്തിലെ കഥകൾ പ്രചരിപ്പിക്കുന്ന ഇതുപോലുള്ള പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്
വൈശാലി വ്യവഹാരെ ദേശപാണ്ഡേയെപ്പോലുള്ള പലരും ഇതിനെ മറാഠിയിലും ജനപ്രിയമാക്കുന്നുണ്ട്
ചെന്നൈയിലെ ശ്രീവിദ്യയും വീരരാഘവനും നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നു
അതുപോലെ കഥാലയ് തെ ഇന്ത്യൻ സ്റ്റോറി ടെല്ലിങ് നെറ്റ്വർക്ക് എന്നുപേരുള്ള വെബ്സൈറ്റ് ഈ മേഖലയിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നു
ഗീതാ രാമാനുജൻ kathalaya
org ൽ കഥകളെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്
ഈ നെറ്റ്വർക്കിലൂടെ പല പല നഗരങ്ങളിൽ കഥ പറച്ചിൽ കാരുടെ നെറ്റ്വർക്ക് തയ്യാറാക്കിയിരിക്കുന്നു
ബംഗളൂരുവിൽ ഒരു വിക്രം ശ്രീധറുണ്ട്
അദ്ദേഹം ബാപ്പുവുമായി ബന്ധപ്പെട്ട കഥകളുടെ കാര്യത്തിലാണ് ഉത്സാഹം കാട്ടുന്നത്
മറ്റു പലരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം
നിങ്ങൾ തീർച്ചയായും അവരെക്കുറിച്ചൊക്കെ സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യൂ
ബംഗളൂരു സ്റ്റോറി ടെല്ലിംഗ് സൊസൈറ്റിയിലെ സഹോദരി അപർണ ആത്രേയയും മറ്റുചിലരും ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്
അവരുമായി സംസാരിച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാം
നമസ്കാരം ബഹുമാന്യ പ്രധാനമന്ത്രിജീ അങ്ങയ്ക്കു സഖമാണോ
എനിക്കു സുഖമാണ്
അപർണ്ണയ്ക്കു സുഖമാണോ
എനിക്കു നല്ല സുഖംതന്നെ സർജി
ആദ്യമായി ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ ഈ വേദിയിലേക്കു വിളിച്ചതിനും സംസാരിക്കുന്നതിനും ഞാൻ ബംഗളൂരു സ്റ്റോറി ടെല്ലിംഗ് സൊസൈറ്റിക്കുവേണ്ടി നന്ദി പറയുന്നു
ഇന്ന് അപർണ്ണയുടെ ടീമിലെ എല്ലാവരും കൂടെയുണ്ടെന്നാണ് കേട്ടത്
ഉവ്വ് തീർച്ചയായും എല്ലാവരുമുണ്ട്
എങ്കിൽ ആദ്യം ടീമിലുള്ളവരെയൊക്കെ പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കും
നിങ്ങളെത്ര വലിയ മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് അതിലൂടെ നമ്മുടെ മൻ കീ ബാത് ന്റെ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാനാകും
ഞാൻ അപർണ ആത്രേയ
ഞാൻ രണ്ടു മക്കളുടെ അമ്മയാണ്
ഭാരതീയ വ്യോമസേനയിലെ ഒരു ഓഫീസറുടെ പത്നിയാണ് ഞാൻ വളരെ ഇഷ്ടത്തോടെ കഥപറയുന്ന ആൾകൂടിയാണ്
കഥപറച്ചിൽ തുടങ്ങിയത് 15 വർഷങ്ങൾക്കു മുമ്പ് ഞാൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ്
അക്കാലത്ത് ഞാൻ സിഎസ്ആർ പ്രോജക്ടുകളിൽ വളണ്ടിയറായി പ്രവർത്തിക്കാൻ പോയപ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾക്ക് കഥകളിലൂടെ വിദ്യഭ്യാസം നല്കാൻ അവസരം കിട്ടി ഞാൻ പറയുന്ന കഥകൾ അമ്മൂമ്മയിൽ നിന്നു കേട്ടിട്ടുള്ളവയാണ്
എന്നാൽ ആ കഥ കേൾക്കുമ്പോൾ ആ കുട്ടികളുടെ മുഖത്തു കണ്ടിരുന്ന സന്തോഷം എന്താണ് ഞാൻ പറയുക
എത്ര മനോഹരമായ പുഞ്ചിരിയായിരുന്നു എത്ര സന്തോഷമായിരുന്നു അവർക്ക് അപ്പോഴേ ഞാൻ തീരുമാനിച്ചു കഥപറച്ചിൽ ജീവിതത്തിലെ ഒരു ലക്ഷ്യമായിരിക്കുമെന്ന്
ടീമിൽ മറ്റാരൊക്കെയാണുള്ളതവിടെ
എന്റെ കൂടെയുള്ളത് ശൈലജ സമ്പത്ത്
നമസ്കാരം സർ
നമസ്തേ ജീ
ഞാൻ ശൈലജ സമ്പത്താണ് സംസാരിക്കുന്നത്
ഞാൻ മുമ്പ് ടീച്ചറായിരുന്നു
അതിനുശേഷം എന്റെ കുട്ടികൾ വളർന്നപ്പോൾ ഞാൻ തീയേറ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി
അവസാനം കഥകൾ കേൾപ്പിക്കുന്നതിൽ ഏറ്റവുമധികം സംതൃപ്തി കിട്ടി
എന്നോടൊപ്പം സൌമ്യയുണ്ട്
നമസ്കാരം സർ
നമസ്കാർജീ
ഞാൻ സൌമ്യ ശ്രീനിവാസൻ
ഞാനൊരു സൈക്കോളജിസ്റ്റാണ്
ഞാൻ ജോലിക്കിടയിൽ കഥകളിലൂടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും നവരസങ്ങളെയും ഉണർത്താനുള്ള ശ്രമം നടത്തുന്നു
അവരുമായി ചർച്ചകൾ നടത്തുന്നു
എന്റെ ലക്ഷ്യം അവരുടെ രോഗമുക്തിയും മനംമാറ്റുന്ന കഥ പറച്ചിലുമാണ്
ഹീലിംഗ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് സ്റ്റോറിറ്റെലിങ് |
അപർണ നമസ്തേ സർ
നമസ്തേ ജീ
എന്റെ പേര് അപർണ ജയശങ്കർ എന്നാണ്
ഞാൻ എന്റെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും അമ്മൂമ്മയുടെയും കൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് വളർന്നത് എന്നത് എന്റെ സൌഭാഗ്യം
അതുകൊണ്ട് രാമായണം പുരാണങ്ങൾ ഗീത എന്നിവയിലൊക്കെയുള്ള കഥകൾ എനിക്ക് പാരമ്പര്യമായി എല്ലാ രാത്രികളിലും കിട്ടിയിരുന്നു
ബാംഗ്ലൂർ സ്റ്റോറി ടെല്ലിംഗ് സൊസൈറ്റി പോലുള്ള സ്ഥാപനങ്ങളുണ്ടായപ്പോൾ എനിക്ക് കഥ പറച്ചിലുകാരിയുമാകാൻ സാധിച്ചു
എന്റെ കൂടെ കൂട്ടുകാരി ലാവണ്യാ പ്രസാദുണ്ട്
ലാവണ്യാജി നമസ്തേ
നമസ്തേ സർ
ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്നു ഇപ്പോൾ കഥ പറച്ചിലുകാരിയായിരിക്കുന്നു
എന്റെ അപ്പൂപ്പനിൽ നിന്നു കഥകൾ കേട്ടാണ് ഞാൻ വളർന്നത്
ഞാൻ മുതിർന്ന പൌരന്മാർക്കൊപ്പമാണ് ജോലി ചെയ്യുന്നത്
റൂട്സ് എന്ന എന്റെ സ്പെഷ്യൽ പ്രോജക്ടിൽ ഞാൻ അവരുടെ കുടുംബങ്ങൾക്കുവേണ്ടി അവരുടെ ജീവിത കഥകൾ രേഖപ്പെടുത്തുന്നതിൽ അവരെ സഹായിക്കുന്നു
ലാവണ്യാജിക്ക് വളരെ ആശംസകൾ
ലാവണ്യ പറഞ്ഞതുപോലെ ഞാനും മൻ കീ ബാതിൽ ഒരിക്കൽ പറയുകയുണ്ടായി കുടുംബത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയും അപ്പൂപ്പനും അമ്മൂമ്മയുമൊക്കെയുണ്ടെങ്കിൽ അവരോട് അവരുടെ കുട്ടിക്കാലത്തെ കഥകൾ ചോദിക്കൂ അത് ടേപ് ചെയ്തെടുക്കൂ റെക്കാഡു ചെയ്താൽ വളരെ പ്രയോജനപ്പെടും എന്ന്
എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു
നിങ്ങൾ ചുരുങ്ങിയ വാക്കുകളിലൂടെ നിങ്ങളുടെ കലയെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും മറ്റും പറഞ്ഞു
നിങ്ങളുടെ ആശയവിനിമയ ക്ഷമത വളരെ അഭിനന്ദനാർഹം തന്നെയാണ്
നന്ദി സർ
ഇപ്പോൾ നമ്മുടെ മൻ കീ ബാത് കേൾക്കുന്നവർക്കും കഥ കേൾക്കാൻ തോന്നുന്നുണ്ടാകും
നിങ്ങൾ ഒന്നുരണ്ടു കഥ പറഞ്ഞു കേൾപ്പിക്കൂ എന്നു ഞാനഭ്യർഥിക്കട്ടേ
തീർച്ചയായും
ഇത് ഞങ്ങളുടെ സൌഭാഗ്യം സർ
ഒരു രാജാവിന്റെ കഥ കേൾക്കാം
രാജാവിന്റെ പേരായിരുന്നു കൃഷ്ണദേവരായർ രാജ്യത്തിന്റെ പേരാണ് വിജയനഗരം
നമ്മുടെ രാജാവ് വളരെ സദ്ഗുണസമ്പന്നനായിരുന്നു
അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാനായിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിന് മന്ത്രിയായിരുന്ന തെന്നാലി രാമന്റെ നേർക്കും ഭക്ഷണത്തോടുമുണ്ടായിരുന്ന അധിക സ്നേഹം എന്നതുമാത്രമായിരുന്നു
രാജാവ് ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായി വളരെ പ്രതീക്ഷയോടെ ഇരിക്കുമായിരുന്നു ഇന്ന് എന്തെങ്കിലും പുതിയതായി ഉണ്ടാക്കിയിട്ടുണ്ടാകും
എന്നു വിചാരിക്കുമെങ്കിലും കുശിനിക്കാരൻ സ്ഥിരം ഒരേ പച്ചക്കറികളാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്
പീച്ചിങ്ങ ചുരയ്ക്ക മത്തങ്ങ കുഞ്ഞുമത്തങ്ങ ഒക്കെഅങ്ങനെ ഒരു ദിവസം രാജാവ് കഴിക്കുന്നതിനിടയിൽ രോഷത്തോടെ പാത്രമെടുത്തെറിഞ്ഞു നാളെ എന്തെങ്കിലും സ്വാദുള്ള കറിയുണ്ടാക്കണം അല്ലെങ്കിൽ നാളെ ഞാൻ തന്നെ തൂക്കിലേറ്റുമെന്ന് വെപ്പുകാരന് ആജ്ഞ നല്കി
കുശിനിക്കാരൻ പാവം ഭയന്നുപോയി
പുതിയ കറിക്ക് താനെവിടെപ്പോകാൻ അയാൾ നേരെ ഓടി തെനാലി രാമന്റെ അടുത്തെത്തി സംഭവിച്ചതു മുഴുവൻ പറഞ്ഞു
അതുകേട്ട് തെന്നാലി രാമൻ ഉപായം പറഞ്ഞുകൊടുത്തു
അടുത്ത ദിവസം രാജാവ് ഉച്ചഭക്ഷണത്തിനെത്തി കുശിനിക്കാരനെ വിളിച്ചു
ഇന്ന് രുചിയുള്ളതു വല്ലതുമുണ്ടോ അതോ ഞാൻ തൂക്കുമരം തയ്യാറാക്കിക്കട്ടേ ഭയന്ന കുശിനിക്കാരൻ പെട്ടെന്ന് പാത്രങ്ങളെല്ലാം നിരത്തി രാജാവിന് ചൂടുള്ള ആഹാരസാധനങ്ങൾ വിളമ്പി
പാത്രത്തിൽ പുതിയ കറിയായിരുന്നു
രാജാവിന് ഉത്സാഹമായി അല്പമെടുത്തു രുചിച്ചുനോക്കി
എന്താ ഒരു കറി പീച്ചങ്ങപോലെ രുചിയില്ലാത്തതുമല്ല മത്തങ്ങപോലെ മധുരവുമല്ല
വെപ്പുകാരൻ വറത്തും പൊടിച്ചും ഇട്ട മസാലയെല്ലാം നന്നായി പിടിച്ചിരുന്നു
സന്തുഷ്ടനായ രാജാവ് വിരലുകൾ നക്കിക്കൊണ്ട് പാചകക്കാരനെ വിളിച്ചു ചോദിച്ചു ഇതെന്തു പച്ചക്കറിയാണ് ഇതിന്റെ പേരെന്താണ് പഠിപ്പിച്ചുവച്ചിരുന്നതുപോലെ അയാൾ മറുപടി പറഞ്ഞു
മഹാരാജ് ഇത് കിരീടവഴുതനയാണ്
അങ്ങയെപ്പോലെ ഇതും പച്ചക്കറികളിൽ രാജാവാണ്
അതുകൊണ്ട് ബാക്കി പച്ചക്കറികളെല്ലാം കൂടി ഇതിനെ കിരീടം ചൂടിച്ചു
രാജാവിന് സന്തോഷമായി
ഇന്നുമുതൽ താൻ ഈ മുകുട്ബൈംഗൻ കിരീടവഴുതനയാണ് കഴിക്കുക എന്നു പ്രഖ്യാപിക്കുകയും ചെയ്തു
നാം മാത്രമല്ല നമ്മുടെ രാജ്യത്തും വഴുതനങ്ങ മാത്രം മതി മറ്റൊരു പച്ചക്കറിയും വേണ്ട
രാജാവിനും പ്രജകൾക്കും സന്തോഷമായി
അതായത് തങ്ങൾക്ക് പുതിയ പച്ചക്കറിയെന്തോ കിട്ടിയെന്ന സന്തോഷമായിരുന്നു
എന്നാൽ ദിവസങ്ങൾ കടന്നുപോതനുസരിച്ച് സ്വരം മന്ദമാകാൻ തുടങ്ങി
ഒരു വീട്ടിൽ ബൈംഗൻ ഭർത്താ ആണെങ്കിൽ മറ്റൊരിടത്ത് ബൈംഗൻ ഭാജാ
ഒരോ വീട്ടിലും വഴുതനങ്ങ കൊണ്ടുള്ള ഓരോരോ കറികൾ ഉണ്ടായി
സാവധാനം രാജാവിനും മടുത്തു
എന്നും അതേ വഴുതനങ്ങ
അവസാനം ഒരു ദിവസം രാജാവ് വയ്പ്പുകാരനെ വളിച്ച് വളരെ വഴക്കു പറഞ്ഞു
തന്നോടാരാണ് പറഞ്ഞത് വഴുതനയ്ക്ക് കിരീടമുണ്ടെന്ന് ഈ രാജ്യത്ത് ഇനി ആരും വഴുതനങ്ങ കഴിക്കേണ്ട
നാളെ മുതൽ ബാക്കി ഏതു കറിയും വയ്ക്കാം പക്ഷേ വഴുതനങ്ങ വേണ്ട
അങ്ങയുടെ ആജ്ഞപോലെ എന്നു പറഞ്ഞ് കുശിനിക്കാരൻ തെന്നാലി രാമന്റെ അടുത്തെത്തി
തെന്നാലി രാമന്റെ കാലുപിടിച്ചുകൊണ്ടു പറഞ്ഞു മന്ത്രിജീ നന്ദി അങ്ങ് എന്റെ പ്രാണൻ കാത്തു
അങ്ങയുടെ നിർദ്ദേശം പാലിച്ചതുകൊണ്ട് ഇനിമുതൽ ഏതു പച്ചക്കറിയും രാജാവിനു വിളമ്പാം
തെന്നാലി രാമൻ ചിരിച്ചുകൊണ്ടു പറഞ്ഞു രാജാവിനെ സന്തോഷിപ്പിക്കാനാകാത്ത മന്ത്രിയെങ്ങനെ മന്ത്രിയാകും അങ്ങനെ രാജാവ് കൃഷ്ണദേവരായരുടെയും മന്ത്രി തെന്നാലിരാമന്റെയും കഥകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ആളുകൾ കേട്ടുകൊണ്ടുമിരുന്നു
താങ്കൾ കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു
എല്ലാ വശങ്ങളും പറഞ്ഞു
കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം കേട്ടുകഴിഞ്ഞാൽ പല കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കും
വളരെ ഗംഭീരമായി പറഞ്ഞു രാജ്യത്ത് പോഷകാഹാരമാസം ആചരിക്കുന്ന സമയത്താണ് താങ്കൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കഥ പറയുന്നത്
നിങ്ങൾ കഥ പറയുന്നു
ഇതുപോലെ പലരുമുണ്ട്
രാജ്യത്തെ പുതിയ തലമുറയെ നമ്മുടെ മഹാപുരുഷന്മാരെക്കുറിച്ചും അമ്മമാരെക്കുറിച്ചും സഹോദരിമാരെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കേൾപ്പിക്കാം
കഥകളിലൂടെ അവരുമായി എങ്ങനെ അടുക്കാം
കഥാശാസ്ത്രത്തെ കൂടുതലായി എങ്ങനെ പ്രചരിപ്പിക്കാം
ജനപ്രിയമാക്കാം എല്ലാ വീടുകളിലും നല്ല കഥകൾ പറയുക നല്ല കഥകൾ കുട്ടികളെ കേൾപ്പിക്കുക
ഇത് ജീവിതത്തിലെ വലിയ കാര്യമാണ്
ഇങ്ങനെയൊരു അന്തരീക്ഷം എങ്ങനെ രൂപപ്പെടുത്താം എന്ന കാര്യത്തിൽ നമുക്കേവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കണം നിങ്ങളോടു സംസാരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു
നിങ്ങൾക്കേവർക്കും ശുഭാശംസകൾ നന്ദി
നന്ദി സർ
കഥകളിലൂടെ സംസ്കാര നദിയെ മുന്നോട്ടു നയിക്കുന്ന ഈ സഹോദരിമാർ പറഞ്ഞതു നാം കേട്ടു
ഞാൻ അവരുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് നീണ്ടു പോയപ്പോൾ മൻ കീ ബാത്തിന്റെ സമയപരിമിതിയെക്കുറിച്ച് ഓർമ്മ വന്നു
എല്ലാ കാര്യങ്ങളും നരേന്ദ്രമോദി ആപ് ൽ അപ്ലോഡ് ചെയ്യും
മുഴുവൻ കഥകളും
തീർച്ചയായും അതിൽ നിന്നു കേൾക്കൂ
ഇപ്പോൾ മൻ കീ ബാതിൽ അതിന്റെ ഒരു ചെറിയ അംശമേ നിങ്ങളുടെ മുന്നിൽ വച്ചൂള്ളൂ
എനിക്കു നിങ്ങളോട് അഭ്യർഥിക്കാനുള്ളത് കുടുംബത്തിൽ എല്ലാ ആഴ്ചയും നിങ്ങൾ കഥകൾക്കായി കുറച്ചു സമയം മാറ്റി വയ്ക്കൂ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാ ആഴ്ചയിലേക്കും ഓരോ വിഷയം നിശ്ചയിക്കുകയുമാകാം
കാരുണ്യം സഹാനുഭൂതി പരാക്രമം ത്യാഗം ശൌര്യം തുടങ്ങി ഏതെങ്കിലുമൊരു മനോവികാരം എടുത്ത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഓരോ കഥ കണ്ടുപിടിക്കുക
അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഓരോരോ കഥ പറയുക
കുടുംബം എത്ര വലിയ ഒരു ഭണ്ഡാരമാകും എത്ര വലിയ ഗവേഷണമാകും നടക്കുക
എല്ലാവർക്കും എത്ര ആനന്ദമാകും ഉണ്ടാവുക കുടുബത്തിൽ ഒരു പുതിയ ജീവൻ പുതിയ ഊർജ്ജം രൂപപ്പെടും
ഇതുപോലെ നമുക്ക് ഒരു കാര്യംകൂടി ചെയ്യാം
ഞാൻ കഥ കേൾപ്പിക്കുന്ന എല്ലാവരോടും പറയട്ടെ
നാം സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷം ആഘോഷിക്കാൻ പോവുകയാണ് നമുക്ക് നമ്മുടെ കഥകളിൽ അടിമത്തത്തിന്റെ മുഴുവൻ കാലഘട്ടത്തിലെയും എത്ര പ്രേരകങ്ങളായ സംഭവങ്ങളുണ്ടോ അവയെല്ലാം കഥകളിലൂടെ പ്രചരിപ്പിച്ചുകൂടേ വിശേഷിച്ചും 1857 മുതൽ 1947 വരെ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളും കഥകളിലൂടെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തിക്കൊടുക്കാം
നിങ്ങൾ ഇക്കാര്യം ചെയ്യുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്
കഥ പറയുന്ന ഈ കല ശക്തമാകട്ടെ രാജ്യത്ത് കൂടുതൽ പ്രചരിക്കട്ടെ സ്വാഭാവികത ആർജ്ജിക്കട്ടെ വരൂ
നമുക്കൊരുമിച്ചു ശ്രമിക്കാം
പ്രിയപ്പെട്ട ദേശവാസികളേ വരൂ
കഥകളുടെ ലോകത്തുനിന്ന് നമുക്ക് ഏഴു സമുദ്രം കടന്നുപോകാം
ഈ ശബ്ദം കേൾക്കൂ
നമസ്തേ സഹോദരീ സഹോദരന്മാരേ എന്റെ പേര് സേദൂ ദേംബലേ എന്നാണ്
ഞാൻ പശ്ചിമആഫ്രിക്കയിലെ ഒരു രാജ്യമായ മാലിയിൽ നിന്നാണ്
എനിക്ക് ഭാരതത്തിലെത്തിയപ്പോൾ മതാഘോഷമായ കുംഭമേളയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി
എനിക്ക് ഇത് വളരെ അഭിമാനത്തിന്റെ കാര്യമാണ്
എനിക്ക് കുംഭമേളയിൽ പങ്കെടുത്തത് വളരെ ഇഷ്ടമായി ഭാരതത്തിന്റെ സംസ്കാരം കണ്ട് വളരെയധികം പഠിക്കാൻ സാധിച്ചു
ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ഭാരതം സന്ദർശിക്കാൻ അവസരം കിട്ടണമെന്നും ഭാരതത്തെക്കുറിച്ച് പഠിക്കാനാകണമെന്നും അഭ്യർഥിക്കാനാഗ്രഹിക്കുന്നു
നമസ്തേ
രസമുള്ള കാര്യമല്ലേ ഈ സംസാരിച്ചതാണ് സേദൂ ദേംബലേ മാലിയിലുള്ള ആൾ
ഭാരതത്തിൽനിന്നകലെ പശ്ചിമ ആഫ്രിക്കയിലെ ഒരു രാജ്യമായ മാലി വലുതും സമുദ്ര തീരമില്ലാത്തതുമായ രാജ്യമാണ്
സേദു ദേംബലേ മാലിയിലെ ഒരു നഗരമായ കിതായിലെ ഒരു പബ്ലിക് സ്കൂളിൽ അധ്യാപകനാണ്
അദ്ദേഹം കുട്ടികളെ ഇംഗ്ലീഷ് സംഗീതം ചിത്രരചന പെയിന്റിംഗ് തുടങ്ങിയവ പഠിപ്പിക്കുന്നു
എന്നാൽ അദ്ദേഹത്തിന് ഒരു വൈശിഷ്ട്യം കൂടിയുണ്ട് ആളുകൾ അദ്ദേഹത്തെ മാലിയിലെ ഹിന്ദുസ്ഥാൻ കാ ബാബൂ എന്നാണ് പറയുന്നത്
അങ്ങനെ വിളിക്കുന്നതിൽ അവർക്ക് വലിയ അഭിമാനമാണ്
ഓരോ ഞായറാഴ്ചയും ഉച്ചയ്ക്കുശേഷം മാലിയിൽ ഒരു മണിക്കൂർ റേഡിയോ പരിപാടിയുണ്ട് ആ പരിപാടിയുടെ പേരാണ് ഇന്ത്യൻ ഫ്രീക്വൻസി ഓൺ ബോളിവുഡ് സോങ്സ്
ഇത് കഴിഞ്ഞ 23 വർഷമായി നടന്നുപോരുന്ന പരിപാടിയാണ്
ഈ പരിപാടിക്കിടയിൽ ഫ്രഞ്ചിനൊപ്പം മാലിയിലെ ജനഭാഷയായ ബംബാരായിലും കമന്ററിയുണ്ട് വളരെ നാടകീയമായ രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്
ഭാരതത്തോട് അദ്ദേഹത്തിന് അപാരമായ സ്നേഹമാണ്
ഭാരതത്തോടുള്ള അദ്ദേഹത്തിന്റെ ഈ താത്പര്യത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അദ്ദേഹം ജനിച്ചതും 15 ആഗസ്റ്റിനാണ്
സേദുജീ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്ക് രണ്ടുമണിക്കൂറുള്ള മറ്റൊരു പരിപാടി കൂടി ആരംഭിച്ചിട്ടുണ്ട്
അതിൽ അവർ ബോളിവുഡ് സിനിമയുടെ കഥ ഫ്രഞ്ചിലും ബംബാരയിലും പറഞ്ഞു കേൾപ്പിക്കുന്നു
ചിലപ്പോഴൊക്കെ ചില വികാരോജ്വലമായ രംഗങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹവും ശ്രോതാക്കളും ഒരുമിച്ച് കരഞ്ഞുപോകുന്നു
സേദിജിയുടെ പിതാവാണ് ഭാരതസംസ്കാരവുമായി അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്
അദ്ദേഹത്തിന്റെ പിതാവ് സിനിമാ തിയേറ്ററിലാണ് ജോലി ചെയ്തിരുന്നത് അവിടെ ഭാരതീയ സിനിമകൾ കാണിച്ചിരുന്നു
ഈ ആഗസ്റ്റ് 15 ന് അദ്ദേഹം ഹിന്ദിയിൽ ഒരു വീഡിയോയിലൂടെ ഭാരതത്തിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു
ഇന്ന് അദ്ദേഹത്തിന്റെ കുട്ടികൾ നമ്മുടെ ദേശീയഗാനം നിഷ്പ്രയാസം പാടുന്നു
നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണണം അദ്ദേഹത്തിന്റെ ഭാരതസ്നേഹം തിരിച്ചറിയണം
സേദുജി കുംഭമേള കാണാനെത്തിയപ്പോൾ അദ്ദേഹം ഭാഗമായ പ്രതിനിധിസംഘത്തെ ഞാൻ കണ്ടിരുന്നു
ഭാരതത്തോടുള്ള അവരുടെ ഭ്രാന്തമായ സ്നേഹവും താത്പര്യവും നമുക്കെല്ലാം അഭിമാനകരമായ കാര്യമാണ്
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്
ഒരുവൻ മണ്ണുമായി എത്രത്തോളം ചേർന്നുനിൽക്കുന്നുവോ അവൻ അതനുസരിച്ച് കൊടുങ്കാറ്റിലും കുലുങ്ങാതെ നിൽക്കും എന്ന്
കൊറോണയുടെ ഈ ആപത്തു കാലത്തെ നമ്മുടെ കാർഷിക മേഖല നമ്മുടെ കർഷകർ ഇതിനൊരു ഉത്തമോദാഹരണമാണ്
ഈ ആപത്തുകാലത്തും നമ്മുടെ രാജ്യത്തെ കാർഷികമേഖല ശക്തിയും ദൃഢതയും പ്രകടമാക്കി
സുഹൃത്തുക്കളേ രാജ്യത്തെ കാർഷികമേഖല നമ്മുടെ കർഷകർ നമ്മുടെ ഗ്രാമങ്ങൾ ആത്മനിർഭർ ഭാരതത്തിന്റെ അടിസ്ഥാനമാണ്
കാർഷികമേഖല ബലവത്തെങ്കിൽ ആത്മനിർഭർ ഭാരതത്തിന്റെ അടിത്തറയും ഉറച്ചതായിരിക്കും
കഴിഞ്ഞ കുറച്ചുകാലംകൊണ്ട് ഈ മേഖല പല ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടിക്കഴിഞ്ഞു
പല പരമ്പരാഗത ധാരണകളെയും ഭേദിക്കുവാൻ ശ്രമം നടത്തി
എനിക്ക് അങ്ങനെയുള്ള കർഷകരിൽ നിന്നും കത്തുകൾ കിട്ടുന്നുണ്ട്
കർഷകസംഘടനകളുമായി ചർച്ചകൾ ചെയ്യുന്നുണ്ട്
അവർ പറയുന്നതിൽ നിന്നും അറിയാനാകുന്നത് കൃഷിയ്ക്ക് പുതിയ പുതിയ മേഖലകൾ തുറന്നുകിട്ടിയതെങ്ങനെയെന്നും കൃഷിയിൽ മാറ്റങ്ങൾ എങ്ങനെയുണ്ടാകുന്നു എന്നുമാണ്
അവരിൽ നിന്ന് കേട്ടതിൽ നിന്നും മറ്റുള്ളവരിൽ നിന്ന് കേട്ടതിൽ നിന്നും എന്റെ മനസ്സു പറയുന്നത് അടിസ്ഥാനമാക്കി ഇന്ന് മൻ കീ ബാത് ൽ ആ കർഷകരെക്കുറിച്ച് ചില കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളോടു പറയട്ടെ
ഹരിയാനയിലെ സോനിപത് ജില്ലയിൽ നമ്മുടെ ഒരു കർഷകസഹോദരനുണ്ട്
അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ
കംവർ ചൌഹാൻ
ഒരുകാലത്ത് ചന്തയ്ക്കു പുറത്ത് പഴങ്ങളും പച്ചക്കറികളും വില്ക്കാൻ വളരെ പ്രയാസമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു
അദ്ദേഹം ചന്തയ്ക്കു പുറത്ത് പഴങ്ങളോ പച്ചക്കറികളോ വിറ്റാൽ പലപ്പോഴും ആ പഴം പച്ചക്കറി വണ്ടിപോലും പിടിച്ചെടുക്കപ്പെട്ടിരുന്നു
എന്നാൽ 2014 ൽ പഴങ്ങളെയും പച്ചക്കറികളെയും എ
സി നിയമത്തിൽനിന്ന് പുറത്തുകൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിനും ചുറ്റുപാടുമുള്ള സുഹൃദ് കർഷകർക്കും വളരെ പ്രയോജനമുണ്ടായി
നാലു വർഷം മുമ്പ് അദ്ദേഹം ഗ്രാമത്തിലെ സുഹൃദ് കർഷകരുമായി ചേർന്ന് ഒരു കർഷക ഉത്പാദകസംഘമുണ്ടാക്കി
ഇന്ന് ഗ്രാമത്തിലെ കർഷകർ സ്വീറ്റ് കോർൻ ഉം ബേബി കോർൻ ഉം കൃഷി ചെയ്യുന്നു
അവരുടെ ഉത്പന്നങ്ങൾ ദില്ലിയിലെ ആസാദ്പുർ മണ്ഡി വലിയ റീടെയിൽ ചെയിൻ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നിവിടങ്ങളിലേക്ക് നേരിട്ട് വിതരണം ചെയ്യുന്നു
ഇന്ന് ഗ്രാമത്തിലെ കർഷകർ സ്വീറ്റ് കോണും ബേബികോണും കൃഷി ചെയ്ത് പ്രതിവർഷം ഏക്കറൊന്നിന് രണ്ടരലക്ഷം മുതൽ മൂന്നു ലക്ഷം രൂപവരെ ആദായമുണ്ടാക്കുന്നു
ഇത്രമാത്രമല്ല ഇതേ ഗ്രാമത്തിലെ 60 ലധികം കർഷകർ നെറ്റ് ഹൌസ് ഉണ്ടാക്കിയും പോളി ഹൌസ് ഉണ്ടാക്കിയും തക്കാളി വെള്ളരിക്ക സിംല മിർച്ച് തുടങ്ങിയവയുടെ പല പല ഇനങ്ങൾ ഉത്പാദിപ്പിച്ച് എല്ലാ വർഷവും ഏക്കറൊന്നിന് 10 ലക്ഷം മുതൽ 12 ലക്ഷം രൂപവരെ ആദായമുണ്ടാക്കുന്നു
ഈ കർഷകരുടെ കൈവശം വേറിട്ട് എന്താണുള്ളത് സ്വന്തം പഴങ്ങളും പച്ചക്കറികളും എവിടെയും ആർക്കും വില്ക്കാനുള്ള ശക്തി ഈ ശക്തിയാണ് ഇവരുടെ പുരോഗതിക്ക് അടിസ്ഥാനം
ഇപ്പോൾ ഈ ശക്തി രാജ്യത്തെ മറ്റു കർഷകർക്കും കിട്ടിയിരിക്കുന്നു
പഴത്തിനും പച്ചക്കറികൾക്കും മാത്രമല്ല സ്വന്തം കൃഷിയിടത്തിൽ എന്തുത്പാദിപ്പിച്ചാലും നെല്ലോ ഗോതമ്പോ കടുകോ കരിമ്പോ
എന്തുത്പാദിപ്പിച്ചാലും അത് സ്വന്തം ആഗ്രഹപ്രകാരം എവിടെയാണോ അധികം വില കിട്ടുന്നത് അവിടെ വില്ക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കിട്ടിയിരിക്കയാണ്
സുഹൃത്തുക്കളേ മൂന്നുനാലു വർഷം മുമ്പുതന്നെ മഹാരാഷ്ട്രയിൽ പഴംപച്ചക്കറികളെ എ
സിയുടെ പരിധിയിൽ നിന്ന് പുറത്തുകൊണ്ടിരുന്നു
ഈ മാറ്റം മഹാരാഷ്ട്രയിലെ പഴംപച്ചക്കറി കർഷകരുടെ സ്ഥിതിയിൽ മാറ്റം വരുത്തി
ഇതിന്റെ ഉദാഹരണമാണ് ശ്രീ സ്വാമി സമർഥ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്
ഇത് കർഷകരുടെ സംഘമാണ്
പൂനയിലും മുംബൈയിലും കർഷകർ ആഴ്ചച്ചന്തകൾ സ്വയമാണ് നടത്തുന്നത്
ഈ വിപണികളിൽ ഏകദേശം 70 ഗ്രാമങ്ങളിൽ നിന്നും 7500 കർഷകരുടെ ഉത്പന്നങ്ങൾ നേരിട്ട് വില്ക്കപ്പെടുന്നു
ഒരു ഇടനിലക്കാരനുമില്ലാതെ
ഗ്രാമീണ യുവാക്കൾ നേരിട്ട് വിപണിയിലും കൃഷിയിലും വില്പനയിലും പങ്കെടുക്കുന്നു
ഇതിന്റെ നേരിട്ടുള്ള നേട്ടം കർഷകർക്കാണ് ഗ്രാമത്തിലെ യുവാക്കൾക്ക് തൊഴിലും ലഭിക്കുന്നു
മറ്റൊരുദാഹരണം ഉദാഹരണം കൂടി പറയാം
തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ നിന്നുള്ളതാണ്
തമിഴ്നാട് കേല ഫാർമർ പ്രൊഡ്യൂസ് കമ്പനി
ഈ ഫാർമർ പ്രൊഡ്യൂസ് കമ്പനി പേരിന് കമ്പനിയാണെന്നേയുള്ളൂ
സത്യത്തിൽ ഇത് കർഷകർ ചേർന്നുണ്ടാക്കിയ സംഘമാണ്
വളരെ ഇളവുള്ള വ്യവസ്ഥകളോടെ അതും നാലഞ്ചു വർഷം മുമ്പുണ്ടാക്കിയത്
ഈ കർഷകസമൂഹം ലോക്ഡൌൺ സമയത്ത് അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് നൂറുകണക്കിന് മെട്രിക് ടൺ പച്ചക്കറികളും പഴങ്ങളും വാഴക്കുലകളും വാങ്ങി ചെന്നൈ നഗരത്തിൽ പച്ചക്കറി കിറ്റ് എത്തിച്ചു കൊടുത്തു
നിങ്ങൾ ചിന്തിക്കൂ
എത്ര യുവാക്കൾക്കാണ് അവർ തൊഴിൽ നൽകിയത്
ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് കർഷകർക്കും നേട്ടമുണ്ടായി ഉപഭോക്താക്കൾക്കും നേട്ടമുണ്ടായി എന്നതാണ് ഇതിലെ രസമുള്ള കാര്യം
ഇതേപോലെ ലഖ്നൌവിലും കർഷകക്കൂട്ടായ്മയുണ്ട്
അതിന്റെ പേര് ഇരാദാ ഫാർമർ പ്രൊഡ്യൂസർ എന്നാണ്
ഇവരും ലോക്ഡൌൺ സമയത്ത് കർഷകരുടെ വയലിൽ നിന്ന് നേരിട്ട് പഴങ്ങളും പച്ചക്കറികളും വാങ്ങി നേരിട്ട് ലഖ്നൌവിലെ വിപണികളിൽ വിറ്റു
ഇടനിലക്കാരിൽ നിന്ന് മോചനവുമായി ഇഷ്ടപ്പെട്ട വില ലഭിക്കുകയും ചെയ്തു
സുഹൃത്തുക്കളേ ഗുജറാത്തിൽ ബനാസ്കന്ധയിലെ രാംപുരാ ഗ്രാമത്തിൽ ഇസ്മാഇൽ ഭായി എന്നൊരു കർഷകനുണ്ട്
അദ്ദേഹത്തിന്റെ കഥയും വളരെ രസമുള്ളതാണ്
ഇസ്മാഇൽ ഭായി കൃഷി ചെയ്യാനാഗ്രഹിച്ചുവെങ്കിലും ഇപ്പോൾ എല്ലാവരുടെയും ചിന്ത പോയതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും തോന്നി ഈ ഇസ്മാഇൽ ഭായി എന്താണീ പറയുന്നതെന്ന്
ഇസ്മാഇൽ ഭായിയുടെ പിതാവ് കൃഷി ചെയ്തിരുന്നുവെങ്കിലും അതിൽ സാധാരണയായി നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്
അതുകൊണ്ട് പിതാവ് തടസ്സം പറഞ്ഞുവെങ്കിലും കുടുംബം തടസ്സം പറഞ്ഞെങ്കിലും ഇസ്മാഇൽ ഭായി കൃഷിതന്നെ ചെയ്യുമെന്ന് നിശ്ചയിച്ചു
കൃഷി നഷ്ടക്കച്ചവടമാണ് എന്ന ചിന്തയും ആ അവസ്ഥയും മാറ്റി കാട്ടിക്കൊടുക്കുമെന്ന് ഇസ്മാഇൽ ഭായി ചിന്തിച്ചു
അദ്ദേഹം കൃഷി ആരംഭിച്ചു പുതിയരീതികളിൽ നവീനമായ രീതികളിൽ ഡ്രിപ് ജലസേചനത്തിലൂടെ ഉരുളക്കിഴങ്ങിന്റെ കൃഷി ആരംഭിച്ചു
ഇന്ന് അദ്ദേഹത്തിന്റെ ഉരുളക്കിഴങ്ങ് വിശേഷാൽ തിരിച്ചറിയപ്പെടുന്നു
അദ്ദേഹം നല്ല ഗുണമേന്മയുള്ള ഉരുളക്കിഴങ്ങാണ് വിളയിക്കുന്നത്
ഇസ്മാഇൽ ഭായി ഈ ഉരുളക്കിഴങ്ങ് നേരിട്ട് വലിയ വലിയ കമ്പനികൾക്ക് വില്ക്കുന്നു ഇടനിലക്കാരെ കാണാനേയില്ല പരിണതഫലമായി നല്ല ലാഭമുണ്ടാക്കുന്നു
ഇപ്പോൾ അദ്ദേഹം പിതാവിന്റെ വായ്പകൾ മുഴുവൻ വീട്ടിയിരിക്കുന്നു
ഏറ്റവും വലിയ കാര്യമെന്തെന്നറിയുമോ ഇസ്മാഇൽ ഭായി ഇന്ന് തന്റെ പ്രദേശത്തെ നൂറുകണക്കിന് കർഷകരെ സഹായിക്കുന്നു
അവരുടെ ജീവിതത്തിലും മാറ്റമുണ്ടാക്കുകയാണ്
സുഹൃത്തുക്കളേ ഇന്നത്തെ കാലത്ത് കൃഷിക്ക് നാം പുതിയ മാർഗ്ഗങ്ങൾ എത്രത്തോളം നല്കുമോ അത്രയ്ക്ക് അത് മുന്നേറും പുതിയ പുതിയ രീതികൾ വരും പുതിയ നൂതനാശയങ്ങൾ ഉണ്ടാകും
മണിപ്പൂരിലുള്ള വിജയശാന്തി ഒരു പുതിയ നൂതനാശയത്തിന്റെ പേരിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ആളാണ്
അവർ താമരനാളംകൊണ്ട് നൂലുണ്ടാക്കുന്ന ഒരു പുതിയ സ്റ്റാർട്ടപ് ആരംഭിച്ചിരിക്കുന്നു
ഇന്ന് അവരുടെ നൂതനാശയം കാരണം താമരകൃഷിയുടെ കാര്യത്തിലും ടെക്സ്റ്റൈലിന്റെ കാര്യത്തിലും ഒരു പുതിയ വഴി ഉണ്ടായിരിക്കയാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഞാൻ നിങ്ങളെ ഭൂതകാലത്തിലെ ഓരേടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാഗ്രഹിക്കുന്നു
നൂറ്റി ഒന്നു വർഷം പഴക്കമുള്ള കാര്യമാണ്
വർഷം 1919
ഇംഗ്ലീഷ് ഭരണം ജാലിയൻവാലാ ബാഗിൽ നിർദ്ദോഷികളായ ജനങ്ങളെ കൂട്ടക്കൊല നടത്തിയിരുന്നു
ഈ നരസംഹാരത്തിനുശേഷം പന്ത്രണ്ടുവയസ്സുകാരനായ ഒരു കുട്ടി ആ സംഭവസ്ഥലത്തെത്തി
ഉല്ലാസലോലുപനും ചഞ്ചലചിത്തനുമായ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജാലിയൻവാലാബാഗിൽ കണ്ടത് അവന്റെ ചിന്തകൾക്കപ്പുറമായിരുന്നു
അവൻ സ്തബ്ധനായി നിന്നു ആർക്കെങ്കിലും ഇത്രത്തോളം ക്രൂരനാകാൻ പറ്റുന്നതെങ്ങനെ എന്നു ചിന്തിച്ചുപോയി
ആ നിഷ്കളങ്കനായ കുട്ടി രോഷാഗ്നിയിൽ എരിയാൻ തുടങ്ങി
ഇംഗ്ലീഷ് ഭരണത്തിനെതിരെ പോരാടുമെന്ന് അതേ ജാലിയൻവാലാബാഗിൽവച്ച് അവൻ ശപഥം ചെയ്തു
ഞാൻ ആരെക്കുറിച്ചാണു പറയുന്നതെന്നു നിങ്ങൾക്കു മനസ്സിലായോ ഉവ്വ്
ബലിദാനി വീര ഭഗത് സിംഗിനെക്കുറിച്ചാണ് പറയുന്നത്
നാളെ 28 സെപ്റ്റംബറിന് നാം ബലിദാനി വീര ഭഗത് സിംഗിന്റെ ജയന്തി ആഘോഷിക്കും
ഞാൻ എല്ലാ ദേശവാസികൾക്കുമൊപ്പം സാഹസത്തിന്റെയും വീരതയുടെയും പ്രതിരൂപമായ വീരബലിദാനി ഭഗത് സിംഗിനെ നമിക്കുന്നു
ഒരു ഭരണകൂടം ലോകത്തിന്റെ വലിയ ഒരു ഭൂഭാഗത്ത് ഭരണം നടത്തിയിരുന്ന അവരുടെ ഭരണത്തിൽ ഒരിക്കലും സൂര്യനസ്തമിക്കില്ല എന്നു പറയപ്പെട്ടിരുന്ന ഒരു ഭരണകൂടത്തെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ ഇത്രയും ശക്തമായ ഭരണകൂടം 23 വയസ്സുകാരനായ യുവാവിനെ ഭയന്നുപോയി
ബലിദാനി ഭഗത് സിംഗ് പരാക്രമിയും പണ്ഡിതനും ചിന്തകനുമായിരുന്നു
സ്വന്തം ജീവനെക്കുറിച്ചു ചിന്തിക്കാതെ ഭഗത് സിഗും അദ്ദേഹത്തിന്റെ വിപ്ലവീരന്മാരായ സുഹൃത്തുക്കളും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വലിയ സംഭാവന ചെയ്ത പല സാഹസകൃത്യങ്ങളും ചെയ്തു
ബലിദാനി വീര ഭഗത് സിംഗിന്റെ ജീവിത്തിലെ മറ്റൊരു സുന്ദരമായ തലം അദ്ദേഹം ടീംവർക്കിന്റെ മഹത്വം നന്നായി മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്
ലാലാ ലജ്പത്റായിയോട് അദ്ദേഹത്തിന് സമർപ്പണമനോഭാവമുണ്ടായിരുന്നു
പിന്നെ ചന്ദ്രശേഖർ ആസാദ് സുഖ്ദേവ് രാജ്ഗുരു അടക്കമുള്ള വിപ്ലവകാരികളോടും അദ്ദേഹത്തിന് ബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വ്യക്തിപരമായ അഭിമാനം പ്രധാനമായിരുന്നില്ല
അദ്ദേഹം ജീവിച്ചിടത്തോളം കാലം ഒരു ലക്ഷ്യത്തിനുവേണ്ടി ജീവിച്ചു അതിനുവേണ്ടി അദ്ദേഹം ജീവൻ ബലിദാനമായി നല്കി
ആ ലക്ഷ്യമായിരുന്നു ഭാരതത്തെ അന്യായത്തിൽ നിന്നും ഇംഗ്ളീഷ് ഭരണത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നത്
ഞാൻ നമോ ആപ് ൽ ഹൈദരബാദിലെ അജയ് എസ്
ജി യുടെ ഒരു കമന്റ് വായിച്ചു
അജയ്ജി എഴുതുന്നു ഇന്നത്തെ യുവാക്കൾക്ക് എങ്ങനെ ഭഗത് സിംഗിനെപ്പോലെയാകാനാകും നോക്കൂ
നാം ഭഗത്സിംഹ് ആയാലും ഇല്ലെങ്കിലും ഭഗത് സിംഗിനുണ്ടായിരുന്നതുപോലെ ദേശസ്നേഹം രാജ്യത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ആവേശം തീർച്ചയായും നമ്മുടെ ഏവരുടെയും മനസ്സിലുണ്ടായിരിക്കുക
ബലിദാനി ഭഗത് സിംഗിന് അതായിരിക്കും ഏറ്റവും വലിയ ആദരാഞ്ജലി
നാലു വർഷം മുമ്പ് ഏകദേശം ഇതേ സമയത്ത് സർജിക്കൽ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട് ലോകം നമ്മുടെ ജവാന്മാരുടെ സാഹസവും ശൌര്യവും നിർഭയത്വവും കണ്ടു
നമ്മുടെ ധീരന്മാരായ സൈനികർക്ക് ഒരേ ഒരു ഉദ്ദേശ്യവും ലക്ഷ്യവുമേ ഉണ്ടായിരുന്നുള്ളൂ എന്തു വിലകൊടുത്തും ഭാരതാംബയുടെ അന്തസ്സും അഭിമാനവും കാക്കുക
അവർ സ്വന്തം ജീവിതത്തെ തൃണവത്ഗണിച്ചു
അവർ തങ്ങളുടെ കർത്തവ്യപഥത്തിൽ മുന്നേറി അവരെങ്ങനെ വിജയികളായി തിരിച്ചെത്തിയെന്ന് നാമെല്ലാം കണ്ടു
ഭാരതാംബയുടെ അഭിമാനം വർധിപ്പിച്ചു
പ്രിയപ്പെട്ട ദേശവാസികളേ വരും ദിനങ്ങളിൽ നാം എല്ലാ ദേശവാസികളും ഭാരതത്തിന്റെ നിർമ്മാണത്തിൽ മായാത്ത സംഭാവനകൾ നിർവ്വഹിച്ച പല മഹാന്മാരെയും ഓർമ്മിക്കും
02 ഒക്ടോബർ നമുക്കെല്ലാവർക്കും പവിത്രവും പ്രേരകവുമായ ദിനമാണ്
ഈ ദിവസം ഭാരതാംബയുടെ രണ്ടു സത്പുത്രന്മാർ മഹാത്മാ ഗാന്ധിയെയും ലാൽ ബഹാദുർ ശാസ്ത്രിയെയും ഓർമ്മിക്കേണ്ട ദിനമാണ്
പൂജനീയ ബാപ്പുവിന്റെ ചിന്താഗതികളും ആദർശങ്ങളും ഇന്ന് മുമ്പത്തേക്കാളധികം സന്ദർഭോചിതമാണ്
മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ചിന്താഗതിയുടെ സ്പിരിറ്റിനെ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ പാതയിൽ സഞ്ചരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആത്മനിർഭർ ഭാരതമെന്ന മുന്നേറ്റത്തിന്റെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല
ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്താഗതിയിൽ ഭാരതത്തിന്റെ ഓരോ കണത്തെയും കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു ഭാരതത്തിന്റെ സുഗന്ധമുണ്ടായിരുന്നു
പൂജ്യബാപ്പുവിന്റെ ജീവിതം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദരിദ്രരിൽ ദരിദ്രരായവർക്ക് നന്മയുണ്ടാക്കുന്നതായിരിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു
അതേ സമയം ശാസ്ത്രിജിയുടെ ജീവിതം നമ്മെ വിനയവും ലാളിത്യവും പഠിപ്പിക്കുന്നു
11 ഒക്ടോബറും നമുക്ക് വളരെ വിശേഷപ്പെട്ടതാണ്
ഈ ദിവസം ഭാരതരത്ന ലോക്നായക് ജയപ്രകാശ് നാരായണന്റെ ജയന്തിയെന്ന നിലയിൽ നാം ഓർക്കുന്നു
നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളുടെ രക്ഷയ്ക്കായി മുൻനിര പങ്കു വഹിച്ചു
നാം ഭാരത രത്ന നാനാജി ദേശ്മുഖിനെയും ഓർമ്മിക്കുന്നു അദ്ദേഹത്തിന്റെ ജയന്തിയും ഒക്ടോബർ 11 ന് ആണ്
നാനാജി ദേശ്മുഖ് ജയപ്രകാശ് നാരായണന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു
അഴിമതിക്കെതിരെ പോരാടുകയായിരുന്നപ്പോൾ പട്നയിൽ അദ്ദേഹത്തെ ശക്തമായ രീതിയിൽ ആരോ ആക്രമിച്ചു
അപ്പോൾ നാനാജി ദേശ്മുഖ് ആ ആക്രമണം സ്വയം തടുത്തു
ഈ ആക്രമണത്തിൽ നാനാജിക്ക് വളരെ വലിയ മുറിവു പറ്റിയെങ്കിലും ജെ
പിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു
ഈ 12 ഒക്ടോബറിന് രാജമാതാ വിജയരാജേ സിന്ധ്യയുടെയും ജയന്തിയാണ്
അവർ മുഴുവൻ ജീവിതവും ജനസേവനത്തിനായി സമർപ്പിച്ചു
അവർ രാജകുടുംബത്തിൽ നിന്നായിരുന്നു സമ്പത്തും ശക്തിയും മറ്റു വിഭവങ്ങളും ഒട്ടും കുറവില്ലാതെ ഉണ്ടായിരുന്നു
എങ്കിലും അവർ തന്റെ ജീവിതം ഒരു അമ്മയെപ്പോലെ വാത്സല്യഭാവത്തോടെ ജനസേവനത്താനായി സമർപ്പിച്ചു
അവരുടെ ഹൃദയം വളരെ ഉദാരമായിരുന്നു
ഈ ഒക്ടോബർ 12 ന് അവരുടെ ജന്മശതാബ്ദി വർഷാഘോഷത്തിന്റെ സമാപനദിവസമാണ്
ഇന്ന് ഞാൻ രാജമാതായെക്കുറിച്ചു പറയുമ്പോൾ എനിക്ക് വികാരനിർഭരമായ ഒരു സംഭവം ഓർമ്മ വരുന്നു
അവർക്കൊപ്പം വളരെ വർഷങ്ങളോളം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു പല സംഭവങ്ങളുമുണ്ട്
എങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ മനസ്സാഗ്രഹിക്കുന്നു
കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഏകതാ യാത്രയുമായി പുറപ്പെട്ടതായിരുന്നു
മുരളീ മനോഹർ ജോഷിയുടെ നേതൃത്വത്തിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്
ഡിസംബറിലെ കടുത്ത തണുപ്പിന്റെ ദിനങ്ങളായിരുന്നു
രാത്രി ഏകദേശം പന്ത്രണ്ട് ഒരു മണിയോടെ മധ്യപ്രദേശിൽ ഗ്വാളിയറിനടുത്ത് ശിവപുരിയിലെത്തി
താമസസ്ഥലത്തെത്തി പകൽ മുഴുവനുള്ള ക്ഷീണം കാരണം നനച്ച് കുളിച്ച് ഉറങ്ങുകയും പിന്നീട് അടുത്ത ദിവസത്തെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുമായിരുന്നു
ഏകദേശം രണ്ടുമണിയായിക്കാണും ഞാൻ ഉറങ്ങാൻ തയ്യാറെടുക്കുകവേ ആരോ വാതിൽക്കൽ മുട്ടി
ഞാൻ വാതിൽ തുറന്നു രാജമാതാവ് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു
കടുത്ത തണുപ്പിൽ രാജമാതാജിയെ മുന്നിൽ കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു
ഞാൻ മാതാജിയെ പ്രണമിച്ചു ഞാൻ പറഞ്ഞു മാതാജി ഈ അർധരാത്രിയിൽ അപ്പോൾ പറഞ്ഞു അല്ല മകനേ പാൽ കുടിക്കൂ
ചൂടുപാൽ കുടിച്ചിട്ട് ഉറങ്ങൂ
മഞ്ഞളിട്ട പാലുമായി മാതാജി തന്നെ വന്നതായിരുന്നു
എന്നാൽ അടുത്ത ദിവസം ഞാൻ കണ്ടപ്പോൾ എനിക്കു മാത്രമല്ല 3040 പേരുണ്ടായിരുന്ന ഞങ്ങളുടെ യാത്രയുടെ ഡ്രൈവർമാരും മറ്റു കാര്യകർത്താക്കളും ഉണ്ടായിരുന്ന ആ വ്യവസ്ഥയിൽ ഓരോരുത്തരുടെയും മുറിയിൽ ചെന്ന് സ്വയം രാത്രി രണ്ടു മണിക്ക് എല്ലാവർക്കും പാൽ കൊടുത്തു
അമ്മയുടെ സ്നേഹം എന്താണെന്നും വാത്സല്യമെന്താണെന്നും കാട്ടുന്ന ആ സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല
അതുപോലുള്ള മഹാന്മാരായ വിഭൂതികൾ നമ്മുടെ മണ്ണിന് ത്യാഗവും തപസ്യയും കൊണ്ട് ജലസേചനമേകി എന്നത് നമ്മുടെ സൌഭാഗ്യമാണ്
നമുക്കേവർക്കും ഒരുമിച്ച് ഈ മഹാപുരുഷന്മാർക്ക് അഭിമാനം തോന്നുന്ന ഒരു ഭാരതം നിർമ്മിക്കാം
അവരുടെ സ്വപ്നങ്ങളെ നമ്മുടെ ദൃഢനിശ്ചയങ്ങളാക്കാം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ കൊറോണയുടെ ഈ കാലത്ത് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു
മാസ്ക് ഉറപ്പായും വയ്ക്കുക മുഖാവരണമില്ലാതെ പുറത്തുപോകരുത്
രണ്ടു കൈ അകലംപാലിക്കുക അതു നിങ്ങളെയും കാക്കും നിങ്ങളുടെ കുടുംബത്തെയും കാക്കും
കൊറോണയ്ക്കെതിരെ പോരാടാനുള്ള ആയുധങ്ങളാണ് ഈ നിയമങ്ങൾ
എല്ലാ പൌരന്മാരുടെയും ജീവൻ കാക്കുന്ന ശക്തമായ ഉപായങ്ങളാണ്
മരുന്നെത്താത്തിടത്തോളം യാതൊരു അയവും വേണ്ടെന്നു മറക്കരുത്
നിങ്ങൾ ആരോഗ്യത്തോടെയിരിക്കട്ടെ നിങ്ങളുടെ കുടുംബം ആരോഗ്യത്തോടെയിരിക്കട്ടെ ഈ ശുഭാശംസകളോടെ വളരെ നന്ദി
നമസ്കാരം